അതിനൊരു രഹസ്യം ഇണ്ട് വേണെങ്കിൽ പരസ്യാക്കി തരാ 'അമ്മ കൊറോണ സമയത് ഇണ്ടാക്കി തന്ന എണ്ണൻറെ ഗുണണ്

നല്ല കാച്ചിയ എണ്ണയൊക്കെ ഇട്ട് കുളിച്ചിട്ട് താരനൊക്കെ പോയി നന്നായി മുടി വളർന്നതാ

കാച്ചിയ എണ്ണന്ന് പറയറുമ്പോ ഏർ എന്താ പറയാ നെല്ലിക്കേം ചെമ്പരിത്തിം അങ്ങനെ കൊറച് സാധനകളൊക്കെ ഇട്ട് കാച്ചിയെടുത്തതാ നമ്മടെ ഒക്കെ ഇല്ലേ ആ അതൊക്കെ ഇട്ട് ഇണ്ടാക്കിയതാണ് അപ്പോം തേച്ചപ്പോ നല്ല ഗുണുണ്ടായി തലയ്ക്ക് താരൻ പോയി കിട്ടി താരൻ അല്ലെ നമ്മടെ പ്രധാന പ്രശനം പ്രശ്‌നം അല്ലെ മുടി കൊഴിച്ചലിന് ആ അതെ അത് പോയി കിട്ടിയപ്പം എന്താ തല ഒക്കെ okay ആയി set ആയി പിന്നെ മുടി വളരാൻ തൊടങ്ങി എനിക്കെന്നെ അത്ഭുതായിരുന്നുട്ടോ അങ്ങനെ ഒരുപാട് പേര് ചൊയിച്ചിട്ടിണ്ട് എന്താ മുടി എങ്ങനെ പെട്ടന്ന് വളർന്നെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രകൃതിദത്തമായ എണ്ണ തേച്ചിട്ടാണ് ഇത്ര നന്നായി മുടി ഇണ്ടായത് chemical ഒക്കെ use ചെയ്യുന്നതിനെക്കാളും നല്ലതാ അല്ലെ ഇതൊക്കെ പിന്നെ ഞാൻ കേട്ടിരുന്നു vitamin e tablet ല് vitamin e oil ഇങ്ങനെ use ചെയ്യിന്നെ ഉപയോഗിക്കുന്നെ നല്ലതാ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

ആഴ്ചയില് നമ്മള് ഇടക്ക് ഇതൊക്കെ ഇട്ടു കൊടുത്ത മതി എണ്ണഇടുന്നെന്റെ ഒപ്പം ഇതും ഇടക്ക് ഇട്ടുകൊടുത്താല് നല്ലതാ തലക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിനക്ക് കൊറോണ ആയോണ്ട് മുടി നന്നായിട്ട് പോയിട്ടുണ്ടാവും അല്ലെ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോയിച്ചിട്ടിണ്ട് ആ കൊറോണ കഴിഞ്ഞെന് ശേഷം ഏർ എന്റെ hair ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കൊറോണ വന്നില്ല പക്ഷെ കൊറോണ സമയത്തെ lockdown

ചക്ക അത് വെച്ചിട്ടില്ല variety കൊറേ സാനങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ചതൊക്കെ ആ time ഇത് ആർന്നല്ലോ ആ അന്നേ ഇപ്പൊ വീണ്ടും അങ്ങനെത്തെ ഒക്കെ വന്നപ്പോ കൂടുതൽ പൊറത്തെ ഭക്ഷണങ്ങള് കഴിച്ച തൊടങ്ങിയപ്പോഴാണ് ഓർമയ്ണ്ട നമ്മളെ പാലസി food full time എപ്പോഴും സത്യം ആ അതെന്നെ

ആ അൽഫാമു കഴിച്ചിട്ട് ആ കഴിച്ചിട്ട് ഇതായതല്ലേ ഒരു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 ആ ഇപ്പൊ മയോണൈസ് ഒക്കെ ഏർ ഈ ഇണ്ടാക്കിന്ന മയോനൈസ് ഒക്കെ നിർത്തലാക്കി അല്ലെ ഏർ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെകില് അവര് പറയുന്നത് കൂടുതല് bacteria കളൊക്കെ ഏർ ഇത് മയോണൈസ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുതൽ വച്ചിട്ടുണ്ടെങ്കില് നമ്മടെ ആര്യോഗത്തിനു പ്രശ്നമുണ്ടാകൂന്ന bacteria ഒക്കെ കൂടും അത് നമ്മക്ക് കൂടുതല്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 ആകാന്നൊക്കെ പറയുന്നു എന്നാലും പക്ഷെ നല്ലതാന്ന് ഓരോരോ മാറ്റങ്ങള് ഇങ്ങനെ ഓ ചെയ്യിന്നത് പിന്നെ ശൈലജാ mam ന്റെ കാര്യം പറയാണെങ്കില് ഏർ ശരിക്കും കൊറോണ time ഇൽ ശൈലജാ mam ചെയ്ത ഓരോ കാര്യങ്ങള് ഭയങ്കര memmorable ആ അല്ലെ ശെരിക്കും respect ആ ബഹുമാനം തോന്നിയ വ്യക്തിത്വം ആയിരുന്നു ഏർ mam ന്റെ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 ഏർ ശൈലജ mam ൻറെ കാര്യം

അതെ ആ വീണ്ടും അതുപോലെ ഒരു വ്യക്തിത്വങ്ങളൊക്കെ വരനായിട്ടാണ് ആഗ്രഹിക്കിന്നത് അറിയിന്നത് ഓരോ കാര്യങ്ങള് പിന്നെ എന്താണ് ഉം പിന്നെ എന്താ ഏർ നീ ഇപ്പം എവിടെയാ ഇപ്പോം പഠിക്കാനുള്ള കാര്യങ്ങള് കഴിഞ്ഞു internship ന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു

ആ okay ആണ് പിന്നെ lock down സമയത്തൊക്കെ എന്തായിരുന്നു നിന്റെ പരിപാടികള്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 ബുദ്ധിമുട്ട് ഇണ്ടാർന്നോ class കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിന്നു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 mind അതിനാ set ആക്കി എടുത്തു അല്ലെ പിന്നെ online കഴിഞ്ഞു offline പോകാനായിരുന്നു മടി

പിന്നെ mentally കൊറച് struggle ചെയ്യേണ്ടി ഏർ ഇതാക്കണ്ടേ വന്നുല്ലേ ആ time ഇൽ നമ്മള് പോറാത്തരേം കാണാതെ നിക്ക് അല്ലെ വീട്ടില് ഇങ്ങനെ നിക്ക പറയ്ന്നത് നമ്മക്ക് കൊറച് ബുദ്ധിമുട്ട് ഇല്ല കാര്യല്ലേ പിന്നെ നമ്മക്ക് ഈ പറഞ്ഞപോലെ ഇഷ്ട്ടപെട്ട ഭക്ഷണം കിട്ടുന്നില്ല അതായിരുന്നു main ല്ലേ ഭക്ഷണം ആയിരുന്നു main നമ്മക്ക് ആരോഗ്യമല്ലായിരുന്നു ആ time ഇൽ ഭക്ഷണം പോയല്ലോന്ന് പിന്നീട് ഇങ്ങനെ ഓരോ news ഒക്കെ കേക്കുമ്പോ നമ്മക്ക് മനസ്സിലാകും ഒരുകണക്കിന് പൊറത്തെത്തെ food കഴിക്കാതിരിക്കുന്നതാണ് നല്ലതിന്ന് നമ്മടെ ആരോഗ്യത്തിന് നല്ലത് അതെന്നയാ നമ്മടെ അടുത്തില്ലത് കഴിക്കിന്നതാ നല്ലത്

അതെ പക്ഷെ കൊറോണ കഴിഞ്ഞ സമയത്ത് ആ അങ്ങനെ പൊറത്തൂന്ന് കഴിക്കാനൊരു ആഗ്രഹം ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പഴത്തെ വാർത്ത കേക്കുമ്പോ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

ഉം അല്ലെങ്കില് പൊറത്തെ food അന്നെ നമ്മള് വീട്ടില് ഇണ്ടാക്കി കഴിച്ചാലും മതി അതെ നിറത്തിലും ഏർ അതെ രുചിയും ഏർ രുചിന്ന് പറയുന്നത് പൊറത്തൂന്നുള്ള ക ഏർ അവര് taste കൂടാൻ ആകുന്ന കൃത്രിമങ്ങള് ഇണ്ടാവില്ലന്നല്ലേ ഉള്ളു നമ്മള് വീട്ടില് ഇണ്ടാക്കിയാലും അതാത് കഴിച്ചാലും നമ്മക്ക് ആര്യോഗത്തിന് നലല്ലേ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു poster കണ്ടിരുന്നു ഈ കുഴിമന്ദിക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങള് ഒക്കെ വന്നപ്പോ 'അമ്മ ഇണ്ടാക്കി തരിന്ന food നെ കുറിച്ചിട്ടൊരു poster കണ്ടിരുന്നു അത് വായിയ്കുന്നെരാണ് ചിന്തിക്കുന്നത്.

അങ്ങനെയാ കാര്യങ്ങള് 'അമ്മ ഇണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ അത്രേം വരില്ല പൊറത്തുള്ള ഭക്ഷണോന്നും നമ്മക്ക് അതിന് വേല കാണൂല പക്ഷെ ഇങ്ങനെ ഓരോ വാർത്ത കാണുമ്പോ നമ്മക്ക് അത് കൊള്ളില്ല ഒരിക്കലും ആ ഭക്ഷണത്തില് ഒരിക്കലും വിഷം ഇണ്ടാവില്യ അതെ അതെ നിറം കിട്ടില്ലെങ്കിലും മണം കിട്ടിയില്ലേങ്കിലും 'അമ്മ ഇണ്ടാക്കി തരുന്ന food ആര്യോഗത്തിനുനല്ലതില്ലാതായിരിക്കും അങ്ങനൊക്കെ പറഞ്ഞ ആ poster ഇൽ ഒരുപാട് കണ്ടപ്പോഴാണ്പിന്നീട് മനസ്സിലായെ ചിന്തിക്കുന്നേറട്ടാ കൊറോണ time ൽ അതിജീവിച് നമ്മക്ക് ഈ ഭക്ഷണം ഒഴിവാക്കി ജീവിക്കാം കൊറോണ എന്തായാലും അടിപൊളി ഒരു ഏർ ദിവസങ്ങള്

ഒരുപാട് കാര്യങ്ങള് പഠിപ്പിച്ചു കൊറോണ സമയത്തു് പരുപാടി പുതിയ പുതിയ കാര്യങ്ങള് പുതിയ പുതിയ അറിവികള് നമ്മക്ക് ലഭിക്കാന്

എന്തായാലും നല്ലൊരു ഇതായിരുന്നു എനിക്ക് കൊറോണ വന്ന് വീട്ടില് കിടക്കേണ്ടി വരാതൊണ്ടും അസ്വസ്ഥകളൊന്നും ഇല്ലാതൊണ്ടും നല്ലതായിരുന്നു നീ കൊറച്ച് കൊറോണ കാരണം ക്ഷീണിചല്ലേ കൊഴപ്പുല്ല ഇനിയൊക്കെ ready ആവും

ആ okay ആണ് ഇനി നമ്മക് ഒരു ദിവസം കാണാം meet ടൈ ഏർ ആ അപ്പൊ കൂടുതല് വിശേഷങ്ങളൊക്കെ പറയാം ഉറപ്പായിട്ടും കാണണം ഉം പിന്നെ

എന്തേനു ഫിദ സുഖം ആണോ? ആ സുഖം തന്നെ ഉം നിന്‍റെ class ഒക്കെ എങ്ങനെ പോകുന്നു? ഇല്ല ഇപ്പം class ഒക്കെ കഴ്ഞ്ഞു ഒരു internship ന് തുടങ്ങീട്ട്ണ്ട്.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 അതെയാ പഠിപ്പെല്ലാം ഏടെവരെയെത്തി ന്നിട്ട്? ഇപ്പോ ഏതാ degree ഏതാ എടുത്തെ?

BBA ആഹ് എന്ത് ഇന്ദ് എന്നിട് college ജെല്ലാ അടിപൊളി തന്നെയാ? college ഒന്നും പോരാ അയിന്‍റെടക്ക് കൊറോണ എല്ലാം വന്ന് ആഹ് പിന്നെ full ഭയങ്കര online class ഒക്കെ ആയില്ലെ? ആ full ഒരു രസോം ഇണ്ടായിട്ടില്ല. ചങ്ങായിമാരെയും കിട്ടീല്ല ഏർ ആഹ് online class ആകുമ്പോ ഭയങ്കരം മടുപ്പ് വരും. മടുപ്പ് മാത്രല്ല പ്രത്യേകിച്ച് ചങ്ങയിമാരെ ഒന്നും കാണാൻ class എല്ലോ പിന്നെ കണക്കായര്ന്നു. teachers അ് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് പറയാ.

അപ്പോ ഈ പരീക്ഷയൊക്കെ എങ്ങനെയാ ഇണ്ടായെ? പരീക്ഷ എല്ലാം offline ആയേന്. അതിനൊന്നും ഒരു മാറ്റോം ഇണ്ടായിട്ടില്ല. class സ്സുകള് മാത്രം online ല്‍ വെച്ചു. ബാക്കി എല്ലാം പഠിപ്പിക്കലും എല്ലാം

ഇനിപ്പം അതെയാ? പരീക്ഷ എല്ലം എങ്ങനെ ഇണ്ടായീന്ന്?

കൊഴപ്പോന്നും ഇല്ല, ആഹ് ആ online class ആയാലും അതൂണ്ട് അതിന്‍റൊരു ബുദ്ധിമുട്ടും കാര്യങ്ങള് അങ്ങനെ

പിന്ന college ലത്തെരു അടിപൊളി staff college ആ ചങ്ങായിമാരൊക്കെ നല്ലെന്നെയായിരുന്നു

പക്ഷെങ്കില് ഞാൻ പറഞ്ഞില്ലേ കൊറോണ വന്നകൊണ്ടായ്ന്നു ഇതൊക്കെ എല്ലാം പോയി പരുപാടി ഒന്നും കിട്ടില്ല

ആദ്യത്തെ ഒരു കൊല്ലം ഓണം പരുപാടി അങ്ങനെ എല്ലോ കിട്ടി അപ്പോ teachers എല്ലോ ആയിറ്റ് company ആയി

പിന്നെ ആദ്യേ എല്ലാദ്യം മുതലേ തുടങ്ങേണ്ടി വന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം എന്നാലും okay ആയിരുന്നു. പിന്നെ എന്ത് ഇണ്ട് ആഹ് നീ ആഹ് മറ്റേ അംഗന്‍വാടിയും അതെല്ലാെം എവടെ വച്ച്, നാട്ടിൽ തന്നെയാ? ഏർ ഇല്ല ഞാൻ അന് അംഗൻവാടി ഒന്നും പോയിട്ട്ണ്ടായിട്ടില്ല. ഞാനീ correct school ലായിട്ടന്നയാ പോയിട്ട്ണ്ടായീന്. വീട്ടിന്നൊന്നും ആർക്കും അങ്ങനെ അംഗന്‍വാടിയൊന്നും വല്യ ഇഷ്ടോന്നും ഇണ്ടായിട്ടല്ല. അത് കൊണ്ട് പിന്നെ പോയിട്ടില്ല. നീയോ? ഞാന്‍ ങ്ങ് മുന്ന് കൊല്ലങ്ങാറ്റേന്നു അംഗന്‍വാടീലിര്ന്ന്. ഏർ LKGUKG അങ്ങനെയൊന്നും പോയിട്ടില്ല. നേരെ പിന്നെ ഒന്ന്, രണ്ട് അങ്ങനെയങ്ങനെ. അംഗൻവാടി എല്ലാം അടിപൊളി ആയിരുന്നു.

പ്പോ ആട് പിന്ന പ്രത്യേകിച്ചു പഠിക്കാൻ വേണ്ടീട്ട് ഇങ്ങനത്തെ സംഭവം ന്ന്ണ്ടല്ലൊ. full കളികുവ പിന്നെ ന്തേലും പത്തിലന്നും പറഞ്ഞ് പ്പ സംഭവന്നെര്ക്കും.

ഭക്ഷണം എല്ലോ ആഹ് അത്രക്ക് ഓര്‍മ്മ ഇല്ലേനു. കഞ്ഞി ചെറുപയറും കിട്ടാൽ

മുട്ട പാല് ഇപ്പോ കൊറേ develop വന്നൂന്നേ. ഇപ്പ ദ മറ്റേ രാവിലെ തേന്, നാല് മുട്ട ന്നെന്തെല്ലോ ഞാന് ള്ള time ലും എല്ലാര്ക്കും ഇങ്ങനെ അംഗന്‍വാടിലൊക്കെ അയക്കാൻ വേണ്ടീട്ട് ഭയങ്കരം മടിയേരുന്നു. പക്ഷേ ഇപ്പോഴാ അയെലും മാറി. അല്ലാ എന്തോ അവര് നേരാവണ്ണം നോക്ക്വേം ചെയ്യില്ല, ആടത്തെ പഠിപ്പിക്കുന്നെ teachers

എന്തെല്ലോ ചെറിയ ചെറിയ കോഴപ്പം പക്ഷേ ഇപ്പോ അതേ പോലെ അല്ല ഇപ്പോ കൊറേ മാറി full ള്ള് എല്ലം നമ്മളെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ full ഉം മാറിക്കൊണ്ട്ക്ക്യേല്ല്ന്.

പക്ഷേ എന്നാലും ഇപ്പോ എല്ലാരും private ആയിട്ട് പഠിക്കുവാണേ നമ്മള് LKGUKGplayschool അങ്ങനേ

ഇപ്~ എന്തെല്ലോ പുതിയ പുതിയ സൗജന്യായിട്ട് അഹ് പഠിക്കാൻ തന്നെ കൊ~ എന്താലോ വിഷയല്ലോ പുതിയതായിട്ട് വന്നിട്ട്ണ്ടല്ല,

അപ്പോ അതൊക്കെ എല്ലാര്ക്കും നല്ല ഇതില് ഗുണം ചെയുന്ന്ണ്ട്ന്ന് പറയ്ന്ന്ണ്ട്. ആഹ് അപ്പോ ഒരുപാട് book എല്ലോ കൊടുക്കുന്ന്ണ്ട്, പുസ്തകങ്ങൾ ഒക്കെ അങ്ങനെ അങ്ങനെ കൊടുക്കുന്നു അത് പോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ആഹ് മ~ മാനസികായിട്ട്ള്ളതും അവര് full ആഹ് അവരെ കുട്ടുകാരോപ്പരം സന്തോഷത്തിലിരിക്കാൻ വേണ്ടീട് എന്തെല്ലോ കാര്യങ്ങള്

എല്ലാവിടേക്കും school ലും അഹ് അംഗനവാടീലും ഒക്കെ setup ആക്കുന്ന്ണ്ട്.

ഒരു ചെറിയ class ല്ലേല്ലാം free ആയിട്ട് പുസ്തകം അതൊക്കെ അങ്ങനെ എല്ലേ ആഹ് ഇണ്ട്, ഇപ്പോ english medium വന്നു, മലയാളം medium വന്നു അപ്പോ പുസ്തകോല്ലാം മലയാളം medium ത്തിലാ fullfree ന്ന് തോന്നുന്നു ഭാഷ എല്ലോ പറയുമ്പോ ആണ് ഇപ്പം നമ്മൾ english ഷ്, മലയാളം, സംസ്‌കൃതം, അറബി അങ്ങനെ ഓരോ വി~ ആഹ് ഭാഷ എല്ലോ കൂടി കൂടി വര്യല്ലേന്ന്, അപ്പോ ഓരോ subject ആയിട്ടെല്ലോം നല്ലേ ആഹ് കുട്ടികക്കൊക്കെ പയങ്കരം അടിപൊളിയാന്ന് പറയുന്നേക്കാ.

എപ്പോ എല്ലാരും ഇപ്പം English medium ത്തിലേക്ക് പോയപ്പം, English വലിയ കൊഴപ്പമില്ലാണ്ട് എല്ലാരും സംസാരിക്കാൻ തുടങ്ങി. ആഹ് മലയാളം medium ഇപ്പ അധികം ആരും പോകില്ല തോന്ന്ന്ന്. ആഹ് അത്ര

അനക്ക്‌ പിന്നെ എന്താച്ചാല് ആഹ് ഈ school ല് അഹ് ഉം അഹ് ഇവരീ വിദ്യാഭാസ സമ്പ്രദായത്തിന്‍റെ തീരെ ഇഷ്ടല്ലാത്തൊരു കാര്യാണ് ഈ നമ്മളോരോ section ആക്കി മാറ്റീട്ടുണ്ടല്ലോ, ല്ലേ ആണ്‍കുട്ടികള് വേറെ പെൺകുട്ടികള് വേറെ ശരിക്കും അയിന്‍റെയൊന്നും ആവശ്യമുണ്ട്ന്നൊന്നും അനക്ക് തോന്നീട്ട്ല്ല ആഹ് നമ്മൾ പണ്ട് അഞ്ചാം class ലും നാലാം class ലുവെല്ലാം പഠിക്കുമ്പം അന്നേരം ഒപ്പരം ഇരിത്തിക്കുന്ന അവസ്ഥേണ്ടായിര്ന്ന് ന്നെ. ഒരാ~ ഒരു bo~ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടീ പക്ഷേ അ~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

ഇപ്പോളത്തെ കൊറേ കുട്ടികൾ വച്ചച്ചാല് ആണ്ന്ന് പെണ്ണിലേക്കായത് ഈ ഹിജഡ പോലെ അങ്ങനെല്ലവരൊക്കെ ആന്ന്, അപ്പ അവര് ഇവര് ഏത് category ലേ ഇരിത്തലെന്നാ ഇപ്പ ഞാനാലോചിക്കല്. ആഹ് നമ്മളൊന്നും പഠിക്കുമ്പോ പിന്ന അങ്ങനത്തെ കൊഴപ്പോന്നൂല്ല. ഇപ്പയീ ആണും പെണ്ണും അല്ല ആദ്യൊക്കെ അത്രേ ഉള്ളു പിന്നെ കൊറച്ചുംകൂടി വലുത് ആയി കൊറച്ചു ബുദ്ധിയൊക്കെ വരാൻ തുടങ്ങിയപ്പോ വെ~ എല്ലാ അങ്ങനെ ഇണ്ടെങ്കില് അവരൊക്കെ നല്ല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

വീട്ടുകാർക്ക് പ്രശ്നം ആണ് അതൊക്കെ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കൊറേ മാറ്റങ്ങള് വരുത്താന്ണ്ട്. അത് എല്ലാവരും അങ്ങനെന്നെയാ. private ആയാലും അതേ government ന്‍റെ under ലായാലും എല്ലാവടേയും അങ്ങനെ തന്നെയാ.

പിന്നെ ഞാൻ പഠിക്കുമ്പോന്ന്ച്ചാല് ഈ school എല്ലോ ഈ ഉച്ചയ്ക്ക്ള്ള ഉച്ചഭക്ഷണോല്ലാ എന്താലോ നല്ല variety ആയിട്ടില്ലേ പുതിയ പുതിയ വിഭവംഎല്ലോ ഇണ്ടാകും അതായത് ഇപ്പോ പണ്ടല്ലോം എന്തെങ്കിലും കഞ്ഞി ചെറുപയറ് അങ്ങനെല്ലോ എങ്കി ഇപ്പം ഞാൻ പഠിക്കുന്ന സമയം തന്നെ ചോറ്

വറവ് പിന്ന ആഹ് ആയിച്ചയിലൊരു ദിവസം പാലെല്ലോ കിട്ടുവാര്ന്ന് നമുക്ക്. ഉം നമുക്ക് ആഹ് ആഴ്ചേല് ഒരു ദിവസം ബുധനാഴ്‌ച്ച പാല് വെള്ളിയാഴ്ച മുട്ട അങ്ങനെ എന്താലോ സംഭവോക്കെ ഇണ്ടേര്ന്നു. പാൽന്‍റേത് ഭയങ്കരം തമാശേന്. അത് പാലൊന്നും അന്‍~ അനക്ക് തീരെ ഇഷ്ടല്ല പാല്. അപ്പോ പാലെല്ലോ കുപ്പീലാക്കീട്ട് വീട്ടിക്കൊണ്ടുവന്നിട്ട് ചായെല്ലാം കുടിക്കല്.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

വെള്ളിയാഴ്ചേക്കുമുണ്ടോ അങ്ങനെ, വെള്ളിയാഴ്ചേം ഓര്‍മ്മേണ്ടായീല്ല, ശനിയാച്ചേ ഓര്‍മ്മണ്ടായില്ല, ഞായറാഴ്ച ഒരു ഒരൊമ്പത്‌ മണിയെല്ലാം പക്ഷേ പണ്ട്ല്ലോ സെച്ചാലും നല്ല നല്ല teacher മാരെല്ലാ ഉണ്ടാവേ, ഇപ്പൊ ന്ന~ ആഹ് അതാ ദാ ലവര് പണീം ചെയ്തിട്ട് പോണ അങ്ങനത്തെല്ലാ ഒരുപാട് പഠിപ്പിക്കണ അധ്യാപകര്ല്ലോം ഒരുപാട്ണ്ട്.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

ഇത് കണ്ടിട്ട് വെലയിരുത്തുന്നയേണ് ഏറ്റോം ബയങ്കരം മോശപ്പെട്ട കാര്യം കുറവ് മറ്റേയാക്ക് കൂടുതലാണെങ്കില് പിന്നെ ബയങ്കര പ്രശ്നേക്കു അവട